അതായിരുന്നു ലതനൻറ് അതില് ഈ പാട്ട് മാത്രം അവര് പാ പാടുന്ന ആ പാട്ട് മാത്രം മതി നമ്മടെയുള്ളിലോട്ട് ഇങ്ങനെ തറച്ച് കേറും അതുപോലെയായിരുന്നു അതായത് അഭിനയണ്ട് അവിടെ ഓരോ ഉപകാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിനൊപ്പം പാടുന്നുണ്ട് അപൊതെല്ലാം കൂടെ ഈ അഞ്ചുപേരാണ് ചെയ്യുന്നത് ഈ കുടുംബത്തിലെ ഈ അഞ്ചു പേർ അതൊരു വല്ലാത്തൊരനുഭവായിരുന്നു ലതാനൻ അതുപറഞ്ഞപ്പോഴാണ് നിങ്ങളോ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 ആ അവിടെ ഇതുപോലെ ഇ എനിക്ക് തോന്നുന്നു അതിൻറെയൊക്കെ ഒരു തുടർച്ചയാണ് ITFOK എന്ന്പോലും തോന്നുന്നു അവരിതുപോലൊരു വലിയ Festival നടത്താറുണ്ട് പുറത്തുന്നൊക്കെ Participants ഒക്കെയായിട്ട് അത്യാവശ്യം നല്ല രസവുള്ള നാടകങ്ങള് ഈ ഒരുപാട് സാധനങ്ങള് കാണാറുള്ള

പല രീതിയിലുള്ള ഇതില് പലതും എ നമുക്ക് കഥയുടെയൊരു ഒരു ഏകീയമായിട്ടുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും നമുക്കുള്ളത് ബാക്കി സങ്കേതങ്ങളെങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ഉണ്ടാവും ഞ നേരത്തെ പറഞ്ഞപോലെ നമ്മക്കങ്ങനെ കാണാനുള്ള അവസരം ഉണ്ടാവാറില്ല പക്ഷെ ഇതു കാണുമ്പോഴും സിനിമ കാണുന്നതുപോലെ അതെ സുഖത്തില് അതെ അതെ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 ആ എനിക്ക് അനുഭവപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ITFOK ഇഷ്ടപ്പെട്ടെങ്കിൽ ഒറപ്പായിട്ടും പറ്റുമെങ്കിലൊക്കെ February ലാണ് നടക്കുന്നതെന്ന് തോന്നുന്നു എപ്പഴെങ്കിലൊക്കെ ഉണ്ടായിരികുമ്പോ ഉറപ്പായിട്ടും പരീക്ഷിക്കാവുന്ന ഒരു സാധനവാണ് NSD ആ ക്യാ അതാ ഒരു Campus ലാണെന്ന് പറയുന്നതിൻറെ വേറൊരു ഉണ്ടെന്ന് തോന്നുന്നു

നാടകങ്ങളായാലും അത് നമ്മള് പരസ്പ്പരം താരതമ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ ന്നുള്ളത് എനിക്ക് സംശയാണ് ട്ടോ കാരണം ആഹ് രണ്ടും രണ്ട് രീതിലുള്ള കാഴ്ചയനുഭവങ്ങളാണല്ലോ രണ്ടിനും പക്ഷെ കാര്യമായിട്ടുള്ളൊരു പ്രതിഫലനം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു സംവേദന ശേഷി അത്രമാത്രം ഉള്ളതുമാണ് ഈ രണ്ടിലും അത് സിനിമയായാലും നാടകങ്ങളായാലും അപ്പൊ എനിക്ക് ഓ ഒരിക്കലും സിനിമയേക്കാൾ നാടകം ന്നോ നാടകത്തെക്കാൾ സിനിമന്നോ പറയാൻ പറ്റില്ല പക്ഷെ ആഹ് IFSK അല്ലെങ്കില് ഇതുപോലെ ITFOK ഇത് രണ്ടും കൂടെ നോക്കിയാൽ കൊറേ കൂടി ആഹ് ആളുകളുടെയൊരു കുറച്ചാളുകൾ അവരെല്ലാവർക്കും അവരെല്ലാം Closeup ചെയ്യുന്ന നാടകം അങ്ങനെയുള്ളൊരു CrowedITFOK ൽ ഇണ്ട് അങ്ങനെയൊരു രീതില് ഒരു എന്ന രീതിയില് എനിക്ക് ITFOK നോടൊന്നുകൂടെ ചേർന്ന് നിൽക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ സിനിമ നാടകം ന്നുള്ള രണ്ട് ഈയൊരു കല ആ അത് രണ്ടും അത്രമേൽ പ്രിയപ്പെട്ടതൊന്നുള്ളതാണ് അതിന് താരതമ്യം എനിക്ക് തോന്നുന്നില്ല വേണ്ടി വരും ന്ന്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 എന്തോ മാഗ്നിയാർ Selection കടക്ക്ഷനോ അങ്ങനെയെങ്ങാണ്ടൊരു അഹ് നടക്കാവില്ലേ അതിൻറെ Photos കൊറേ രസോള്ള Photos കണ്ടിരുന്നു വലിയ Screen ൽ മാഗ്നിയാർ കടക്ക്ഷൻ കണ്ടിട്ടാണ് അത് ഞാനൊരു അരമണിക്കൂർ മുൻപ് കണ്ടിട്ടാണ് ഈ നിക്കുന്നത് അത് അതിനു മുൻപ്വരെ ഇത് Like media കളിൽ ഒക്കെ ഇത്ര മാത്രം പ്രചരണം നേടിയെന്നുള്ളതാണ് ഒരുപാടുപേരുടെ ഞാനും ഇപ്പത്തന്നെ പുറത്തിറങ്ങി News കണ്ട് അയിനെക്കുറിച്ച് വന്നു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 ആഹ് ഏതാണ്ട് മുപ്പത്താറ് കലാകാരന്മാരെന്തോ അതിനകത്തിണ്ട് ഈ അതിൽ കണ്ടിട്ടുള്ള ആ Column ഉണ്ടല്ലോ അതായതാ Stage ല് കൊറേയധികം ഇതുപോലെ Boxes പോലെയുള്ളൊരു Setup ആണ് ഇണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ പെട്ടികളിലെല്ലാം ഓരോരോരോ മനുഷ്യരും അവരുടെ വാദ്യോപകരണങ്ങളൊക്കെയായിട്ട് രാജസ്ഥാനി സംഗീതമാണത് അപ്പൊ ആഹ് എന്ത പറയുക ഇതിൻ്റെയൊരു പ്രത്യേകതരം തന്നെയൊരു Direction ആയിരുന്നു എ ഓരോ സ്ഥലങ്ങളിൽ ഓരോ Boxes ആയിട്ട് Open ആവുക ഒരോർത്തരും അവരവരുടെ അവരുടെ Traditional ആയിട്ടുള്ള പാരമ്പരാഗതമായിട്ടുള്ള വാദ്യോപകരണങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ കൈയിലുണ്ടാകും ശെരിക്കിതെല്ലാം കൂടി ഒരുമിച്ചുള്ള സ്ഥലങ്ങൾ പകുതി പകുതിയായിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇവര് എന്താ പറയുക ഇത് ഇന്ത്യയുടെ ഏറ്റോം മികച്ച സംഗീത പരിപാടികളിലൊന്നും അതായതു ഒരു അങ്ങനെയൊരു Program എന്ന രീതിയില് പല International വേദികളും പോയിട്ടുള്ള ഒന്നാണ് മാംഗനിയ കടക്ക്ഷൻ അത് കേട്ടാൽ എല്ലാ മനുഷ്യരും ഇരുന്നു പോകുന്നുള്ള സാധ്യതയുണ്ട് അ ഏകദേശം സങ്കേതം ഏറ്റവും താല്പര്യമില്ലാന്ന് പറയണ മനുഷ്യരുപോലും ആ Stage ഉം ആ സംഗീതവും കേട്ട് പോകുംന്നാണ് എനിക്ക് തോന്നുന്നത് മാംഗനിയ കടക്ക്ഷൻ അത്രയും അത്യുഗ്രനായ ഒരു സാധനം ആ അതപ് അതപ്പോ നാടകവാരുന്നില്ലല്ലേ ഒരു Music ആണ് ആഹ് ഒര് Performance എന്ന രീതിയിൽ പറയാവുന്നൊരു Music ആണ് ആ സംഗീതം ഇതേ പോലെ ആ വേദിയിലെ ആ ചിത്രങ്ങള് കണ്ടുകാണുവല്ലോ അപ്പത്രയും എ എന്താ പറയാ എനിക്കത് കണ്ടിട്ട് ഒരു നമ്മടെ ഇണ്ടല്ലോ അതിൻറെരു രീതില് ഉള്ളൊരു Box ആയിരുന്നു അതിലെ ഓരോ Boxes ഉം Open ചെയ്യും അതും പല രീതിലാണ് ആ ഓരോ Curtain നും തൊറക്കുന്നത് അപ്പൊ എന്തപറയ രാ പല രീതിലുള്ള Subrivations പലപല വാദ്യോപകരണങ്ങളുടെ Subrivations അതിൻറെടയിൽ നടുക്കത്തെ കളികളില് മൊത്തം Vocal പാടുന്ന മനുഷ്യര് അപ്പൊന്നില് ഒര് മുപ്പത്താറ് പേര് ഒരു Stage ൽ അങ്ങനെയൊരു Setup ൽ ഇരിക്കുക എന്നിട്ട് അതിൻറെ പലപല Mix കളില് പാടുക അത്യുഗ്രനായിരുന്നൊരു പരിപാടിയായിരുന്നു അത് എ എന്തപറയുക ITFOK ന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു Ending ആയിരിക്കും

കൊള്ളം കൊള്ളാം അപ്പൊ എന്തായാലും അടുത്ത തവണ പറ്റുമെങ്കിൽ എനിക്കെറങ്ങണം

Okay hello

എന്താ പരുപാടി? എന്ത് പരുപാടി. വെര്‍തെ ഇരിയ്ക്കാണ്. എന്നാ നമ്മക്ക് football നെ കുറിച്ചൊന്ന് ചര്‍ച്ച ചെയ്താലോ?

football നെ പറ്റിട്ടിപ്പോ അനക്ക്‌ എന്തൊക്കെ അറിയാം?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 football ല് അയിനിപ്പോ എന്താ, ക്രിസ്റ്റ്യാനോ റൊണാള്‍ഡോ അല്ലാപ്പ ആരാ. അതെന്താ മെസ്സിനെ ഇഷ്ട്ടല്ലാ?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 അപ്പോ ക്രിസ്റ്റ്യാനോ ഇപ്പോ അല്‍ നസര്‍ലെക്കാണല്ലേ? അതെ, അതെ. അപ്പോ അല്‍ നസ്സര്‍ലന്നാണോ താങ്കളും? ല്ല ല്ലാ ഒരിക്കലും അല്ല. ഇപ്പോ താല്‍ക്കാലികായിട്ട് club നൊന്നും support ചെയ്യണില്ല.

അതെ പോര്‍ച്ചുഗല്‍ അപ്പോ ഈ ഈ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലില് പോര്‍ച്ചുഗല് cup നേടാന്‍ സാധ്യതയുണ്ടോ? സാധ്യതണ്ടോ ചോയ്ച്ചാ ഇണ്ട്. കാരണം ഞങ്ങളത്ര അടിപൊളി team ആണ്. പക്ഷേ ഇംഗ്ലണ്ട്, ജര്‍മ്മനി തുടങ്ങിയ team കള്ണ്ട്. european championship അല്ലേ? അയിനിപ്പോ എന്താ? ഞങ്ങളും team ണ്ടല്ലോ? അപ്പോ ഈ champions league നടക്കണില്ലേ ഇപ്പോ?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 champions league ലിപ്പോ ആരെ ആണ് support ചെയ്യുന്നത്? champions league സത്യം പറഞ്ഞാ ആരേം support ചെയ്യണില്ലാ. നമ്മള് കളി കാണും. അത്രള്ളൂ. എന്നാലും ഏത് team ആണ് cup എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ള team ഉണ്ടാകുമല്ലോ? അതേതാണ്? അങ്ങനെ ചോയ്ച്ചാ ഇപ്പം ബയേണൊക്കെ എടുത്ത കൊഴപ്പില്ലാന്നുണ്ട്. ok പിന്നെ നാട്ടില് കളിക്കാന്‍ പോക്കുണ്ടോ? നാട്ടില് കളിക്കാന്‍ പോവാന്‍ പറ്റിയൊരു സാഹചര്യല്ലാ ഇപ്പോ കളി ഇല്ല ഇബടെ. നോമ്പൊക്കെ ആയോണ്ട് പിന്നെ തീരെ കളി. ground ഒക്കെണ്ട്. പക്ഷേ കളിയില്ലാ. ഗ്രൌ ground sevens ന്റെ ആണോ? അതോ fives ന്റെ ആണോ? അതോ elevens ന്റെ? ground six super six ന്റെ ground ആണ്.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 ആള്‍ക്കാരില്ലാ അങ്ങനെ പറയാം.

അയിന് കളി നടക്കാണെങ്കില് കളിക്കേണ്ട ഒരിതെക്കെയുണ്ട്.

പിന്നെ world cup വരുന്നുണ്ടല്ലോ?

രണ്ടായിരത്തി ഇരുപത്തിയാറില്.

അതില് ക്രിസ്റ്റ്യാനോ റൊണാള്‍ഡോ കളിക്കോ? കളിക്കോയ്ച്ചാ? chance ഇണ്ട്. ഒറപ്പ് പറയാന്‍ കഴിയൂല. കളിക്കാണെങ്കി അത്രയും നല്ലത്. കളിക്കാണെങ്കിപ്പോ cup നേടാന്‍ സാധ്യത ഉണ്ടോ പോര്‍ച്ചുഗല്? സാധ്യതയല്ലാതെ. എന്തായാലും നേടാന്‍ chance ണ്ട്. കാരണം ക്രിസ്റ്റ്യാനോക്കിപ്പൊ വയസ്സൊരുപാടാകും രണ്ടായിരത്തി ഇരുപത്താറാവുമ്പക്ക്. അങ്ങനെയിരിക്കെ coach ക്രിസ്റ്റ്യാനോനെ എറക്കാന്‍ സാധ്യതയുണ്ടോ?

എന്നാലും മറ്റുള്ള യുവതാരങ്ങളൊക്കെണ്ടാവുമ്പോ? യുവതാരങ്ങള്‍ ഇണ്ടാവും. ഓല് കളിക്കിണ്ടെങ്കി ഓലേം എറക്കും. ക്രിസ്റ്റ്യാനോ കളിക്കിണ്ടെങ്കി ക്രിസ്റ്റ്യാനോനേം എറക്കും.

പിന്നെ sevens കളികാണാൻ പോക്കുണ്ടോ?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 ആ ഹ എ വെെ സിക്സ്കാര് ഒരു cup ഒക്കെ അടിച്ചല്ലോല്ലേ? ഈ season ല് ഒരുപ്രാവശ്യം?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

ഇല്ല. പോയില്ല. അതെന്ത്യെ?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 അതെ ഓലയിന് നല്ല team മാണ്. നിങ്ങള് sevens

ഏത് team നെയാ support ചെയ്യണ്? support ചെയ്യണത് അല്‍-മദീന ചെര്‍പ്പുളശ്ശേരി. അ ഓലിപ്രാവശ്യം കൊഴപ്പല്ലാത്ത team ണ്ടല്ലേ? കൊഴപ്പല്ലാത്ത team ണ്ട് നല്ല. ഒരുപാട് final കളിച്ചിട്ടിണ്ട്. പക്ഷേ അധികം runners ആവാണ് ചെയ്തത്.

ഒരു ഭാഗ്യണ്ടായില്ലാ. ഭാഗ്യം മാത്രം മതിയോ?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

രസം ഇല്ലാന്നല്ല രസത്തിന് കമ്മിയൊന്നുമില്ല എന്നാലും ഇങ്ങനെ ചെല സംഭവങ്ങള് നടക്കണോണ്ട്, അങ്ങനെ പോണു. പിന്നെ ഐ എസ് എല്ല് കാണാറുണ്ടോ? ഐ എസ് എല്ല് ആദ്യൊക്കെ നല്ല ഫ് കേരളാ ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ എല്ലാ കളീം കണ്ടിരുന്നു. ഇപ്പോ അങ്ങനെ വല്ലാതെ mind ചെയ്യലില്ല. അതെന്താ? ഇപ്പോ mind ചെയ്യാതിരിക്കാനുള്ള കാരണെന്താ? ഇപ്പോ പഴയ ആ ഒരു ഇത് കിട്ടന്‍ല്ലാ.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 ആ ഞാന്‍ ഐ എസ് എല്ല് കാണല്ണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെയൊക്കെ fan തന്നേയാണ്.

അത് മോശായിന്നെ ഞാന്‍ പറയുള്ളൂ. കാരണം ഒരു team ന്നൊക്കെ പറയുമ്പോ എന്തൊക്കെയാണെങ്കിലും കളിച്ചാല് time ണ്ടോ ഇല്ലയോന്നുള്ളതല്ല. അവിടെ കളിച്ച് കാണിച്ചുകൊടുക്കണം. അതിപ്പോ എറങ്ങി പോവാനേരം എന്തായാലും ഒറപ്പല്ലേ. അതിന്റെ വിധി എന്തായാലും നമ്മക്കനുകൂലായിട്ട് വരൂലാന്നുള്ളത്. ആ ശരിക്കും മോശായില്ലേ? അതെ കളിക്കണ്ടാരുന്നു പിന്നേം.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 ഐ എസ് എല്ലില് war വരുവാന്നൊക്കെ പറയണ് ശരിയാണോ? ഐ എസ് എല്ലില് war വരുവാണെങ്കി ഒന്നുകൂടി മെച്ചപ്പെടുന്നെ ഞാന്‍ പറയുള്ളൂ. അ അല്ലെങ്കി ISLwar വക്കണ്ട ആവശ്യൊന്നുല്ലാ. ISL ന്‍ടെ തൊടക്ക ദീസങ്ങളിലോക്കെ foreign referee മാരെ കൊണ്ടന്നിരുന്നു. പക്ഷെ ഇപ്പോ അതില്ല. അതാണ് പ്രശ്നം. ഇപ്പോ indian referee മാര് മാത്രാണുള്ളത്. അയിന് ഒരു മാറ്റം വന്ന്ട്ട്, foreign referee മാരെ കൊണ്ടാരാചെങ്കില് ഈ war ന്‍ടെ ആവശ്യൊന്നും വരൂല. ആഹ് അതെ അതെ referee മാരാണ് അപ്പൊ പ്രശ്നം ല്ലേ? referee മാരന്നെ പ്രശ്നം അല്ലാതെന്താ? referee കളല്ലേ തീരുമാനം ഇടുക്കണത്. ഓരല്ലേ നോക്കണ്ടത്?

ഞാനൊരു മെസ്സി fan ആണ്.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

അതല്ലാ. പ്പത്തെ കള്യൊക്കെ വചോക്കിട്ട് സ്സി അതിന് അര്‍ഹിക്കിണിണ്ട് ന്ന് തോന്നുണുണ്ടോ? അര്‍ഹിക്കുണ്ടോ ചോയ്ച്ചാ chance ണ്ട്. കാരണം world cup ഒക്കെ അടിച്ച്. പിന്നെ മറ്റൊരു ഓന് ഓലെറ്റ് ഏറ്റുമുട്ടാള്ളോരു player ഇല്ലാപ്പൊ സത്യം പറഞ്ഞാല്. അതോണ്ട് പിന്നെ കിട്ടാനൊരു chance ഇണ്ട്. ഹും world cup അടിച്ചു. world cup ല് best player ആയി. ഹ് copa america, അയില് best player ആയി. top scorer ആയി. ഇതൊക്കാവുമ്പൊ പിന്നെ chance മെസ്സിക്കന്നാണ്. ആഹ് അതെന്നെ ഞാന്‍ പറഞ്ഞ്. chance ഇണ്ട്. ഏ

ഓലും കൊയപ്പോന്നുല്ലാ പക്ഷെ മെസ്സിന്റത്ര world cup കിട്ടി, top scorer ആയി, best player ആയി. ങ്ങനത്തെ കൊറ സാനങ്ങള് കിട്ട്യോ~ണ്ട് മെസ്സിക്ക് chance ഇണ്ട്. കൂടുതലും ഓല്‍ക്കില്ലാന്നല്ല. എംബാംബെ, ഹാലട്, ബെഞ്ചിമാ ഇനീഷ്യസ്സ് ഇങ്ങനത്തെ players നൊന്നും chance ല്ല്യായില്ല്യാ. അതെ പി~ന്നെ നാട്ടില് കളിക്കാര് വല്ലരും ഉണ്ടോ? ഇപ്പോ Kerala team ലിള്ള selection കിട്ട്യാതോ അങ്ങനെന്തേലും നാ~ട്ടില് അങ്ങനെ players ഒന്നുല്ല്യാ. പിന്നെ ന്‍ടാ അപ്പ്രത്തെ പെരേലൊരു player ഇണ്ട്. മൂടന് ഓന്‍ ഇങ്ങനത്തെ local ഒക്കെ കളിച്ചും അത്രള്ളൂ.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

മ്മളെ നാട്ടിലന്നെ ഒരുപാട് കളിക്കാര്ണ്ട്. ഈ Kerala team ല് ത്താതെ പോവ്‌ണ കൊറേ കളിക്കാരുണ്ട്.

ഓലക്ക സത്യം പറഞ്ഞായിഞ്ഞാ അർഹിക്കുന്ന ആള്‍ക്കാരാണ്. ആഹ് ക്ഷേ ഓല്ക്ക് ഓല സാഹചര്യം ഓലെ അയില്‍ക്ക് എത്തിക്കണില്ലാ. അതെ അതെ സാമ്പത്തികമായിട്ടും.

പിന്നെന്താ? ങ്ങള് football കളിക്കലുണ്ടോ? ആഹ് football കളിക്കലോക്കെണ്ട്. നാട്ടില് കളിക്കാനൊക്കെ പോക്ക്ണ്ട്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

അതല്ലാ world cup. അടുത്ത world cup ങ്ങളെടുക്കോ അര്‍ജന്‍റീന. അര്‍ജന്‍റീനടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് അര്‍ജന്റീനന്നെ ഇടുക്കും ന്നാണ് ന്‍ടെരു ത്.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 അതൊക്കെ എടുക്കെയ്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 ആരൊക്കെ?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 ന്നാലും അയിലേറെ അടിപൊളി team കളില്ലേ? അടുത്ത world cup ല്‍ക്കൊക്കെ അതും ശരിയാണ്. ന്നാലും അര്‍ജന്‍റീന ഇട്ക്കാന്‍ chance ഇണ്ട്. ന്നാ ശരി ട്ടോ. കാണാ.

ചെയ്‌ക്കുട്ടി എന്ന് പറയുന്നത് ചേറിൽ നിന്ന് അല്ലേ പ്രളയകാലത്ത് ചേറിൽ മുങ്ങി നശിച്ചതിനാൽ അയിന് നമ്മൾ എന്താണ് കത്തിച്ചു കളയാൻ വേണ്ടി കൂട്ടി ഇട്ടിരുന്ന തുണിത്തരങ്ങളിൽ നിന്നാണ് ചെയ്‌ക്കുട്ടി പാവ

ചെയ്‌ക്കുട്ടി എന്ന് പാവകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. point ആലോചിച്ച് വെക്കണേ ഇപ്പൊ എന്താണ് phoenix പക്ഷിയെ പോലെ കേരളം ഉയർത്തെഴുന്നേല്പിൻ്റെ ക്ലേശകരമായ പാതയിലാണ്. ഈ വാക്യം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗ്രീക്ക് പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന പക്ഷി ആണ് phoenix എന്ന ചിന്ത സ്വയം എന്താണ് വിലയിരുത്തുക അതിൽ വെന്തുരുകിയ ആ ചാരത്തിൽ നിന്നും ഈ പക്ഷി എന്താണ് ഉയർത്തെഴുന്നേൽക്കുന്നു നമുക്ക് അറിയാം phoenix പക്ഷി നമ്മളൊക്കെ പറയാറുണ്ട് അല്ലെ അതിജീവനത്തിൻ്റെ ആയിട്ടാണ് അല്ലെങ്കില് ഏതെങ്കിലും ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ പറയാറുണ്ട് അവളെന്താണ് അല്ലെങ്കിൽ അവൻ phoenix പക്ഷിയെ പോലെ അവൻ്റെ ആ ഒരു ദുരന്തങ്ങളിൽ നിന്ന് അവൻ പറന്നുയർന്നു എന്താണ് phoenix പക്ഷി ഈ ഗ്രീക്ക് പുരാണങ്ങളിൽ ഒക്കെ എന്താണ് ഒരു തീയിൽ അകപ്പെട്ട് അല്ലെങ്കിൽ കാട്ടുതീയിൽ അകപ്പെട്ട് വെന്ത് വെണ്ണീറായി പോയ നമ്മുടെ ഈ പക്ഷി എന്താണ് ആ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന സങ്കൽപം ആണ് phoenix പക്ഷി എന്ന് പറയുന്നത്. ചാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന phoenix പക്ഷിയേ പോലെ കേരളവും ഈ ദുരന്ത കാലത്തെ അതിജീവിക്കും എന്ന വാക്കാണ് phoenix പക്ഷിയേ പോലെ കേരളം എന്താണ് ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ ക്ലേശകരമായ പാതയിലാണ്.

എങ്ങനെയാണ് മനുഷ്യൻ ഒത്തൊരുമയോടെ അതിനെ ഒക്കെ അതിജീവിച്ചത് അതിന് നമ്മൾ ഒത്തൊരുമിക്കുക അല്ല പിന്നെ നമ്മൾ സ്നേഹം, വിശ്വാസം, സഹവർത്തിത്വം മറ്റു സഹജീവികളോട് ഉള്ള സ്നേഹം ഒക്കെ വെച്ച് പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് അല്ലെങ്കിൽ മനുഷ്യൻ സ്വാർത്ഥരായി പോകുന്ന സമയത്ത് മനുഷ്യൻ അവരവരുടെ കാര്യം മാത്രം നോക്കുന്ന സമയത്ത് അല്ലെ നമുക്ക് ന~ നഷ്ടപ്പെട്ട് പോകുന്ന ഇത്തരം മൂല്യങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം പാഠമാണെന്ന് പറയാം ഇന്ന് ഇങ്ങനെ ആണ് മനുഷ്യൻ മനുഷ്യനോട് തന്നെ സ്നേഹമില്ലാതെ അല്ലേ മറ്റുള്ളവരെ കൊന്നിട്ടാണെങ്കിലും തൻ്റെ അഹ് സ്വാർത്ഥമായുള്ള താൽപര്യങ്ങൾ നേടാൻ വേണ്ടി എന്താണ് പല കുറ്റകൃത്യങ്ങളിലേക്കും പോകുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊല്ലുന്ന ഒക്കെ മനുഷ്യനായി നമ്മളിന്ന് മാറി കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ എന്താണ് അത്തരത്തിൽ ഉള്ള ഒരു ജീവിതം ആണ് നമ്മൾ നയിക്കുന്നത്. എന്നൊക്കെ നിങ്ങൾക്ക് ഈ പാഠഭാഗവുമായിട്ടും ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. മാനവികതയുടെ തീർത്ഥം, തീർത്ഥം എന്നാൽ പുണ്യ ജലം എന്നാണ് അതെന്താ നമുക്ക് അമ്പലങ്ങളില് അല്ലെങ്കില് എന്താണ് മറ്റു ദേവാലയങ്ങളിൽ നിന്നൊക്കെ ഒരു വെള്ളം കിട്ടൂല്ലേ, അതിനെ ആണ് പുണ്യ ജലം എന്ന് പറയുന്നത് തീർത്ഥം എന്ന് വെച്ച പുണ്യ ജലം അപ്പം മാനവികതയുടെ തീർത്ഥം എന്ന് പറയുന്നത് പ്രളയ കാലം എങ്ങനെ ആണ് ഒരു പുണ്യ ജലമായത് മനുഷ്യൻ്റെ ഉള്ളിലെ നന്മ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഈ ഒരു കാലഘട്ടത്തിൽ ആയത് കൊണ്ട് ആണ് മാനവികതയുടെ തീർത്ഥം എന്ന് പാഠഭാഗത്തിന് പേര് നൽകിയത് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു essay ചോദിക്കുന്ന സമയത്ത് ഈ പാഠഭാഗം എഴുതിയത് ആരാണ്?